ഏറ്റവും അടിപൊളിയായ life degree life ആണ് അതുകൊണ്ട് ഉണ്ടാവുക, അതുകൊണ്ട് എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ എല്ലാവരും degree ക്ക് ഒരു അവസരം കിട്ടിയാൽ എല്ലാവരും ഒന്ന് പഠിക്കാൻ പോവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളു എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി! നമസ്കാരം! Hello നിനിമാ. Hello നിനിമാ സുഖമാണോ? സുഖായി ഇരിക്കുന്നു തങ്കു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? വിശേഷം. ഞാൻ സുഖം. എൻ്റെ കുട്ടി സുഖമാണോ മോനെ? ഓ സുഖം തന്നെ നിമാ. അപ്പൊ നീലഗിരിൽതെ climate ഒക്കെ എങ്ങിനെ ഇണ്ട്? നീലഗിരിലെ climate മഴയാണ്. ഇപ്പൊ നല്ല മഴയാണ് മോനെ ഇവിടെയൊക്ക. എന്താണ് നിമ പറയണേ! മെയ്മെയ് സമയത് വെയിലലെ നിനിമ. ഇപ്പൊ മഴന്ന് പറഞ്ഞ എന്താണിത് കഥ? ആ അതെ ഇപ്പോഴൊക്കെ ഞമ്മള് പറയണ്‌ മായിരി ഇപ്പൊ climate ഒക്കെ മാറിമാറിയാണ് മോനെ വരണേ കാലങ്ങളൊക്കെ മാറി പോയിലെ. ഇപ്പൊ climate ഒക്കെ മാറിമാറി ഞമ്മള് മനുഷ്യരൊക്കെ മാറണമായിരി മഴയും കാറ്റും വെയിലും ഒക്കെ മാറുകയല്ലേ ഇപ്പൊ. അതുമാതിരി മഴ ഞമ്മ മഴ ഏത് സമയത്ത വരണത്! . ഇപ്പൊ നല്ല വെയില് സമയാണ്. പറഞ്ഞിട്ട് കാര്യല്യാലോ

അവർക്ക് വന്ന് ഇവിടത്തെ തണുപ്പും climate ഇപ്പൊ ആൾക്കാര് നറയെ വര്നിണ്ട് ഇവിടെ. ഇവിടെ tourist നറയെ വര്നിണ്ട്. നിങ്ങൾടെ അവിടെയൊക്കെ വര്ണിണ്ടൊ? എന്ത് ഞാനീ പറയാനാ! ഇബടെ ഉളോരൊക്കെ അവിടെ വന്ന പിന്നെ അവിടെ ആരുമില്ലാണ്ടാണ് ഇപ്പൊ ഇരിക്കണെ. ഇപ്പൊ നീലഗിരില് full ആ road എല്ലാം road വന്ന് എപ്പോ നോക്കിയാലും roadblock. എന്താണ് നറയെ തെരക്കാണ്. ഇപ്പൊ വണ്ടിയും bus ഒക്കെ വിട്ടിട്ടാണ് വരണത്. അത്ര തെരക്കാണ്.

കൊതിയാണ് എല്ലാവർക്കും എത്ര വന്ന് കണ്ട ആരും മതിയാകനില്ല. ഇത് seasontime അല്ലെ നിനിമ. ഈ മഴയത് അവടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾന്നു പറയാമോ നിനി. പ്രശ്നങ്ങളൊന്നുല്യാ. മഴെയാണെച്ചാല് അവര് മഴ കൊണ്ടാലും വേണ്ടില്യ. ഇപ്പൊ ഊട്ടി Garden ല് Flower show ഒക്കെ വർനെ മാതിരി ആണ് ഇപ്പൊ വന്നിരിക്കണേ. ഇപ്പൊ ഭയങ്കര flower show തുടങ്ങീട്ടില്ല പക്ഷെ ഇപ്പൊ ഭയങ്കര തെരക്കാണ് ഇപ്പോ ഊട്ടി ഒക്കെ hotel കൾ പിന്നെ എല്ലാ hotel ലുകളും lodge ജുകളും ഒക്കെ full ആ. അപ്പൊ വന്നാലും അവിരിക്ക് ഇരിക്കാനൊക്കെപ്പോ പ്രയാസം ആണ്. ന്നാലും ആൾക്കാര് വന്നൊണ്ടെന്നേ ഇരിക്കണത് ആ നിമ്മി പിന്നെ അവിടെ ഒരു ഒരു dam ണ്ടായിരുന്നില്ലെ എന്തോ ആ കുന്ദന്കുന്ദ ആ സ്ഥലത്തിലൊരു കുന്ദ dam ന്നു പറഞ്ഞിട്ടൊന്ന് ണ്ടായിരുന്നില്ലേ? ആ അയിന്റെ ഇപ്പൊ മഴ കാരണം നിമ്മ പതിപ്പോ കുന്ദയില് പിന്നെ dam ഒരുതുഇല്ല. Dam യിലൊക്കെ അളവായിട്ടുള്ള വെള്ളോം ഇണ്ട് വന്നവരൊക്കെ അത് നന്നായി കാണിണ്ട്. അവര് വന്ന്

വന്നവരൊക്കെ factory കാണാനായിട്ട് പൊന്നിൻഡ്. Factory ല് തേയില അരക്കണത് കാണാനായിട്ട് ചായ . ചായ നീലഗിരിയിൽ പ്രത്യേച്ചല്ലേ. എല്ലാവർക്കും കാണാൻ പറ്റില്ലലോ. ബടന്ന് ബട വന്നവരൊക്കെ നന്നായി കണ്ടോണ്ട് പൊന്നിൻഡ്. അതിനുവേണ്ടീട്ടെ ആൾക്കാര് വരുന്നോണ്ടിരിക്കിൻഡ്. ആഹ് അത് പൈസ ഇല്ലാണ്ട് പോയി കാണുന്നതലെ. ഓ അതെ. അപ്പൊ അവടെ factory കൊക്കെ പൈസ വേണ്ടാല്ലേ. ശെരിശെരി. നിനി ഈ മഴ സമയത് ഈ ചായ എലഎലകളില്യെ അതിനൊന്നും മഴ പെയ്താലൊന്നും ആവൂല പക്ഷെ നല്ല വെയിലടിക്കണ സമയം വരണ സമയത് നല്ല പനി വീഴാൻ തുടങ്ങും. പനി എലകളൊക്കെ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയ ഒരു രണ്ടു മൂന്ന് മാസത്തിനു തേയില കുറച്ചു കുറവാ. തേയില ഇണ്ടാവൂല. അപ്പൊ അരക്കാനും തേയില കുറച്ചേ പണിക്കാർക്കും പണിയൊന്നും ഇണ്ടാവൂല. ഇവിടെ അത് പ്രയാസമാണ്. അത് അത്രേം ഇണ്ടാവൂല. പനി വീഴാൻ തുടങ്ങീന്ന് അറിഞ്ഞ അഹ് ജനുവരി ഫെബ്രുവരിയിൽ എല്ലാം ഭയങ്കര പനി വീഴും ഇബടെ. അപ്പൊ നല്ല തണുപ്പാ. അപ്പൊ കേരളക്കാരുകളൊക്കെ അങ്ങിനെ വരും ഇബടെ. അവിരിക്ക് ഇബടെ അവിടുന്ന് വെയില് കൊല്ലാൻ ഇബടെ വരാൻ നല്ല ഇഷ്ടം ആണ്. അവരൊക്കെ വന്ന് ഇബടെ വന്ന് കറങ്ങി കണ്ട് കറങ്ങി പോകും. എന്താണ് പിന്നെ ചായ ചെയ്യെന്റെ എലെയൊന്നും വരില്ല. ഒക്കെ കരിഞ്ഞു പോകും പനി പനി വീഴാ പറയും. എന്താണ് ഉപ്പുമാതിരി ഇണ്ടാവും. ഉപ്പ് ഞങ്ങള് ഇങ്ങനെ കൊട്ടി വിരിക്കണേ അതുമാതിരി ഇണ്ടാകും സ്ഥലങ്ങളിൽ ഒക്കെ. അപ്പൊ നന്നായിട്ട് പനി വീഴാന്ന് പറഞ്ഞ ഒരു എലയൊന്നും തേയില്ലയൊന്നും വരില്ല. ഒക്കെ കരിഞ്ഞു പോകും ചെടി. ഈ പനി വീഴാ അത് ഏത് മാസത്തിലാണ് ഇങ്ങനത്തെ പനിയൊക്കെ വീണ് ചെടി ഒക്കെ താക്കണത്? അത് ഏത് മാസത്തിലാണ്? അത് ജനുവരി ഫെബ്രുവരി മാർച്ച്വരിക്കും ഇണ്ടാവും.

പറിഞ്ഞിട്ട് മഴയായിരുന്നു അല്ലെ? അപ്പൊ വെയില മഴയാ, എന്തായിരുന്നു നിന്നി? അപ്പൊ നല്ല വെയിലായിരുന്നു. പക്ഷെ അപ്പൊ പെയിന്റെ മഴ ഇപ്പൊ പെയിന്ടല്ലോ. ഇപ്പൊ മെയ് മാസങ്ങളില് ഇപ്പോഴാണ് നല്ല മഴ ഇവിടെ. നീലഗിരിയില് നല്ല മഴയാ. വിട്ട് വിട്ട് മഴ വര്ണിണ്ട്. ഇപ്പൊ അവിടുന്ന് വരുന്നവർക്കൊന്നും അത് tourist വരുന്നവർക്കൊന്നും അത് വലിയ പ്രയാസായിട്ടൊന്നും കാണണില്ല. എന്താണ് താഴയൊക്കെ നല്ല വെയിലും ചൂടൊക്കെയല്ലേ. ഇവിടെ വന്നപ്പോ അവർക്കൊക്കെ നല്ല ഇഷ്ട. അവരൊക്കെ എത്ര ആൾക്കാര് വന്നൊണ്ടെ ഇരിക്കണ്. ഭയങ്കര road എല്ലാ full ള്ള. Roadcottage ജുകള് lodge ജുകള്. നീലഗിരിയില് ഇപ്പൊ എല്ലാ ഊട്ടീലും കൂടി ഒരു lodge ജ്ജും കൂടി കാലി ഇല്യ. ഒക്കെ full ള്ള. ഹും അപ്പൊ ഒരുമാതിരി ഈ tour വരെ ഏർ മഴേ മഴ നന്നായിട്ട് മഴ പെയിണ്ട് ഇപ്പൊ. ഇതാ ഇപ്പൊ ഞങ്ങള് നമ്മള് വർ സംസാരിച്ചിട്ടിരിക്കുംബിഴുംകൂടി മഴയെന്നയാണ്. എപ്പഴും മഴതന്നെയാണ്. മഴ പെയ്തൊണ്ടേ ഇരിക്കിണ്ട്. അത് മഴ പെയ്തോണ്ട് ഇനി ഞമ്മൾക്ക്‌ രണ്ടു മൂന്ന് മാസത്തിനു എലക്കൊനും കുറവില്ല. ഇനിയെല്ലാ ചായ ഇലയെല്ല ഇങ്ങിനെ തുളുക്കും. ചായ എല, മരങ്ങള്. എല്ലാം നന്നായി തുളുക്കും. നന്നായിട്ട് ഇനി രണ്ടു മാസത്തിന് നല്ല വരുമാനം വരും. നല്ല ചായ തലയൊക്കെ ഇഷ്ടത്തിന് ചായേന്റെ എല വരും. അപ്പൊ ഈ അഹ് tea എലന്റെ കാരണംതന്നെ നിനിമാ അവടെ നെറയെ നാറയെ ആൾക്കാര് ഇതായിട്ട് ജീവിക്കണേ. ഉം പിന്നെ നിന്നി ഇതൊക്കെ. മെയ് മാസത്തില് എപ്പോളും വെയിലായിരിക്കും, ഇപ്പൊ മഴയായി. ഡിസംബെരില് എപ്പോളും മഴയും പനിയായിരിക്കും. പക്ഷെ ഇപ്പൊ വെയിലയിലെ? ഇതൊക്കെ കാലമാറ്റത്തിന്റെ കാരണകാരണംകൊണ്ടാണ്.

ഒക്കെ അങ്ങിനെ കാലമാറ്റങ്ങൾ ഒക്കെ വന്നൊണ്ടെ ഇരികാണ്. ഇപ്പൊ എല്ലാം അങ്ങിനെയല്ലെ. മരുന്നുകളും എലാം മാറിക്കഴിഞ്ഞില്ലേ ഇപ്പൊ. ആദ്യത്തെ മാതിരിയൊന്നും അല്ല. ഇപ്പൊ ഞമ്മള് കഴിക്കണ ഭക്ഷണം കൂടി പകുതീം മരുന്നാണെ.

നിമ്മി നമ്മളെ ഈ മഴ സമയത്തൊക്കെ ആഹ് കുന്ദ ഏർ അല്ലെങ്കി കോരകുന്ദ ഈ side ഒക്കെ പോയ

അത് മരങ്ങളൊക്കെ മഴയും കാറ്റും മഴയാവുമ്പോ മരങ്ങളൊക്കെ വീണ് road എലാം block ആവും. Roadblock ആവുമ്പൊ രണ്ടു മാണി നേരം മൂന്ന് മാണി നേരം tourist വരണവർക്കൊക്കെ ഭയങ്കര പ്രയാസവ. അവിടെഅവിടെ നിക്കും. എന്നാലും അവര് വരാതെ ഇരിക്കിനിണ്ട? വരും. ഇപ്പൊ പുതുസായിട്ട് പിള്ളകരയിലൊരു ഇത് കെട്ടീട്ടുണ്ട്. Lodge ജ്ജ്. Lodge ജ്ജ് ഒരു cottage ജ്ജ് കെട്ടീട്ടുണ്ട്. ഇപ്പൊ tourist വർണവര് അധിക്കോം പിള്ളകര view point കാണണം പറഞ്ഞിട്ട് അങ്ങട് പോണിണ്ടു. View point ഇണ്ട് അവിടുന്ന് കാണണം. നോക്കിയാ കോട്ടത്തറ ആ വാ side കേറല് ഒക്കെ നന്നായിട്ട് കാണാം. അത് കാണാൻ വേണ്ടി നറയെ tourist വര്ണിണ്ട്. കണ്ണകരക്കാണ് ഇപ്പൊ നറയെ ആൾക്കാര് പോണത്. ഊട്ടി വന്ന് ഊട്ടിയിൽ ഇരുന്ന് കണ്ണക്കര view point കാണാനും അവിടുന്ന് കോട്ടത്തറ ആ side ഒക്കെ കാണും. അതിനു വേണ്ടി നറയെ ആൾക്കാര് ഇപ്പൊ tourist വരണത്. കുന്ദ മഞ്ചൂർ എന്ന് പറയുന്നൊരു സ്ഥലം ഇണ്ട്. ആ സ്ഥലത്തു കാണാൻ നല്ല രസോമിണ്ട. അതുകൊണ്ട് എല്ലാവരും നറയെ ആൾക്കാര് കണ്ണകര പോണിൻഡ്‌. കണ്ണക്കര കാണാൻ നല്ലൊരു രസോം ഇണ്ട്. പറഞ്ഞ നറയെ ആൾക്കാര് വര്ണിണ്ട്. . ഉം ഈ കാറ്റും മഴയൊക്കെ വരുമ്പോ നിമ്മി വീടുകൾ അഹ് എന്തെകിലു എന്തെകിലും പ്രശ്നം ഇണ്ടാവോ നിമ്മ? ആഹ് കാറ്റും മഴയൊക്കെ വന്ന ഈ തകരത്തിലുള്ള വീടുകളൊക്കെ കാറ്റ് എടുത്തുകൊണ്ട് പോകും. തകരം. തകരം കടക്ക് കടക്ക് ന്ന് നാല് തകാരോം ഇല്ലംകൊണ്ട് വലിച്ച പൊളിച്ച കൊണ്ട് പോകും. പിന്നെ തകര വീടൊരു രാ എന്താഒരു കുറച്ചൊക്കെ ഇതായിട്ടുള്ള വീടാണ് എന്ന് പറഞ്ഞ ഞമ്മള് വിചാരിക്കണ മാതിരി ഒന്നും അല്ല. എല്ലാം കാറ്റ് വന്ന് അടിച്ചിട്ട് പോകും.

എല്ലാം വന്ന് ഒക്കെ നേരാക്നെങ്ങി ഭയങ്കര പ്രയാസം തന്നെ ആണ്. എന്നാലും ആൾക്കാര് വന്നൊണ്ട് ഇരികിണ്ടല്ലോ. നീലഗിരി പറഞ്ഞ എല്ലാവർക്കും ഇബടെ കാണാൻ ഭയങ്കര ഇഷ്ട്ടമാ. അതുകൊണ്ട് കൊടകനാലിൽ പോണതിനു ഇബടെ ഊട്ടിക്ക് നറയെ ആൾക്കാര് വര്ണിണ്ട് tourist.

നിമ്മി അപ്പൊ ഇത് ഉം മഴ മഴ സമയത് road ഡീക്കൂടെ വെള്ളൊക്കെ പോകുമ്പോ school ളി പോണ കുട്ടികൾക്കും office ഈ പോണവർക്കൊക്കെ നല്ല വിഷമം ആയിരിക്കുംലെ നിനിമാ?

അത്ര വിഷമോം ഒന്നുല്ല. അങ്ങിനെ ഒന്നുല്ല. ഇവിടെ ഒന്നും എല്ലാ school ളിൽ പോണ കുട്ടികൾക്കൊക്കെ വണ്ടിയും bus സ്സുകൾ ഒക്കെ അതിനുള്ളതെല്ലാം Government വിട്ടിട്ടിണ്ട്. Government എല്ലാ കുട്ടികൾക്കൊക്കെ free ആണല്ലോ. School കുട്ടികൾക്കെല്ലാം free ആണ്. എല്ലാവർക്കും ഇത് school കുട്ടികള് പിന്നെ ആപ്പീസ് പോണോർക്ക് അവർക്കൊക്കെ free ആണ് bus സ്സ്. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പോം ഇല്ല. അവരൊക്കെ പോണിണ്ട്. അപ്പൊ പിന്നെ അഹ് കുട്ടികള് അതേമായിരി ആപീസി പോണോർക്കും ഒന്നൂല്ല. ഇപ്പൊക്കെയിവിടെ നീലഗിരിയിലൊക്കെ ആപ്പീസ് ദൂരെയൊന്നും പോണ്ടാവശ്യയില്ല. ഒക്കെ അടുത്തഅടുത്താണ്. അതുകൊണ്ട് ആർക്കും ഒരു പ്രയാസോം ഇല്ല. അപ്പൊ നിന്നീ ഈ അഹ് ചെറിയ മഴ വന്ന അങ്ങിനെ ഒന്നും അഹ് ഒന്നും വിഷമവിഷമം ഇണ്ടാവൂല. എന്നാലും വല്യ മഴമഴയൊക്കെ വന്ന school കുട്ടികൾക്ക് പോകാനും വരാനും ഒക്കെ കുറച്ച ബുദ്ധിമുട്ടല്ലേ നിനിമാ

അത് അതവര് നീലഗിരീല് വന്ന് നമ്മ plains ഇല് വന്ന അത്ര വല്യ മഴ പെയ്താലും വെള്ളം അത് plains ആയതുകൊണ്ട് അവിടെഅവിടെ നിക്കും. കെട്ടി തനിക്കും വെള്ളം. നീലഗിരീലെന്താ എന്ന് അറിഞ്ഞോ എ എത്ര വലിയ മഴ വന്നാലും വെള്ളം ഒഴുകി പൂവും. നിക്കില്യ. വെള്ളം അതാണ് നീലഗിരിക്കുള്ളൊരു പ്രത്യേജ്ജ്. അപ്പൊ അങ്ങിനെയാവുമ്പോ . പിന്നെ അഡ മഴയായിട്ട് അങ്ങിനെ പെയാണ് എന്ന് പറഞ്ഞ വിടാണ്ട് മൂന്ന് നാലൂസം മഴ പേയാണിച്ച school വിടും. School വിടും. കുട്ടികൾക്ക് Current cut ആവും. ചെലപ്പോ കാറ്റടിച് മഴയും ഇതൊക്കെ വരുന്ന സമയത് കാറ്റടിച്ചു current ട്ടുകൾ ഒക്കെ cut ആവും. Cut ആവുമ്പോ പിന്നെ കുട്ടികൾക്ക് അവിടെ പോയിട്ട് പറ്റില്ലലോ. അപ്പൊ അവടെ പോയി അതൊക്കെ ശെരിയാക്കുന്നവരിക്കും രണ്ടൂസം മൂന്നൂസം leave കൊടുക്കും Government. അതുകൊണ്ട് കുഴപ്പോം ഒന്നല്ല.

ആഹ് അത് current പോയ അത്ര പെട്ടന്നൊന്നും വരൂല ഇവിടെ. അപ്പൊ പിന്നെ അത് ത് current പെട്ടന്ന് ശെരിയാകാൻ പറ്റൂല. മരോം അതുംഇതൊക്കെ വീണിട്ടുണ്ടാവും. അത് പെട്ടന്ന് പോയിട്ട്‌ ഒന്നും അങ്ങിനെ ശെരിയാകാൻ പറ്റുന്നതല്ലലോ. അതുകൊണ്ട്

എന്താണ്, അവിടത്തെ മായിരി അല്ലാലോ. ഇവിടെ മരങ്ങളും അതുംഇതുംഒക്കെ മാറ്റി അതൊക്കെ ശെരിയാകുമ്പോളേക്കും സമയാകും. വന്ന് അവര് ചെയനവരൊക്കെ വന്ന് ചെയ്യും. പക്ഷെ ഞഅവിടെ ചെയാൻ പറ്റൂല. മരങ്ങളൊക്കെ മാറ്റി എടുക്കുമ്പോളേക്കും സമയവുമേ. അതുകൊണ്ട് പിന്നെ school ഉം രണ്ടൂസം മൂന്നൂസം leave ഒക്കെ ആവും ഇബടെ. മഴയടിച്ച leave തന്നെയാണ്.

അതെ അതിപ്പോ അങ്ങിനെ മഴ പെയ്ത കൊഴപ്പാണ്ന്ന് പറഞ്ഞാല് കുടിക്കാൻ വെള്ളോം ഇല്യാണ്ടാവും. അറിയോ? ഞമ്മക്കെ മഴയും വേണം വെയിലും വേണം. പക്ഷെ മഴയില്ലന്ന് പറഞ്ഞ വെള്ളോഇല്യത്തെ എന്ത് ചെയ്യും മനുഷ്യൻ? മഴ പെയ്‌ണല്ലോ. മഴ പെയ്തല്ലലെ നല്ലത് നമ്മുക്ക്. നിനി അതൊന്നും പറഞ്ഞിട്ട് മഴ കുറച്ചിണ്ടായിരുനെങ്ങി ഒന്നും കുഴപ്പമിണ്ടാവൂല. കുറെ മഴ പെയ്തെങ്കി നിന ചേരിയെ കുടിസ് വീട്ടില് ഇരിക്കുന്നവർക്കൊക്കെ അത് നല്ലഅവർക്കൊക്കെ നല്ല വിഷമംണ്ടാവില്ലേ നിനിമാ. ഞങ്ങൾക്കറിയില്ല. എന്നാലും ചെറിയ ചെറിയ വീട്ടിലിരിക്കണവർക്കൊക്കെ നല്ല വിഷമം ഉണ്ടാവും. അതാണ് നമ്മക്ക് വെയിലായാലും ശെരി മഴയായാലും ശെരി നിമ്മ കുറച്ച അത് അതിന്റെ limit ഇൽ ഇരുന്നെങ്കി ശെരി. പടച്ചോൻ വെക്കണത് പിന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നാലും അതിന്റെ limit ഇൽ വേണം. ഇല്ലാതെ ഞ എന്തെന്നെമഴ പെയ്താലും നീലഗിരിലെ മഴേംകൊണ്ട് ആർക്കും ഒരു കഷ്ഠവും ഇല്യ. നീലഗിരില് വെള്ളൊക്കെ അപ്പോക്ക്വാർന്ന് പോകും. തീരദേശത്ത് മായിരി മഴപെയ്ത ആ വെള്ളം കെട്ടിനിന്ന് അങ്ങിനെഇങ്ങിനെ ഒന്നും ആകണ ആയിരി ഒന്നും ഇല്യ. നീലഗിരീല് മഴ പെയ്ത് പത്തുദൂസതിൽ clear ആകും. Road ഉം clear ആകും. സ്ഥലം clear ആകും. വെള്ളം നിക്കില്യ ഇവിടെ. അതുകൊണ്ട് നീലഗിരിയിൽ പറ്റി മഴേ പറ്റി ഒന്നൂല്യ. ഇതുവരെക്കൊന്നും അങ്ങിനെയൊന്നും അസമ്പന്ധങ്ങളൊന്നും നടന്നിട്ടില്യ. മഴ വേണം. മഴ ഇല്യാന്ന് പറഞ്ഞ നീലഗിരിലൊന്നും ജീവിക്കാൻ പറ്റൂല. ഇവിടെ ആപ്പീസുകളല്ല ഇബടെ നീലഗിരിയില് തേയില്ലെകൊണ്ടാണ് ജീവിക്കണത്.